ഏർ അതുപോലെതന്നെ ഏർ അതിൽ നിന്നു നമുക്ക് ഏർ വളരെ ഏർ സമ്പാദ്യം നമുക്ക് ലഭിച്ചുന്ന് എന്നെ പറയാനുണ്ട് അന്നത്തെക്കാലത്ത് ഏർ government എല്ലായ്‌നും നല്ല support ആയിരുന്നു താങ്കൾക്കിങ്ങനെ കുടുംബപാരമ്പര്യമായി എന്തെങ്കിലും അറിവുകള് എന്തേലും അനുഭവങ്ങള് ഉണ്ടോ ഈ കൃഷിയുമായി ബന്ധപ്പെട്ട്

കുടുംബത്തിലാൾക്കാര്‌ അവരവരുടായ ഒരു ജോലിവഴികള് കണ്ടു പിടിക്കുന്നതു കൊണ്ടും എന്താ പറയാ ഓരോ ആൾക്കാരും ഓരോ ഓരോ ഓരോരോ രംഗങ്ങളിലോട്ട് മാറികൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ എൻ്റെ വാപ്പച്ചിനെ നോക്കണെങ്കി വാപ്പച്ചി കുറച്ചും കൂടി ഏർ എന്താ പറയാ ആധുനിക സമ്പ്രദായത്തിൻ്റെ സാഹ സ് സഹായം മൂലമുള്ളൊരു ജോലിയാണ് ചെയ്യണെ എങ്കിൽ എൻ്റെ അപ്പൂപ്പൻ കുറച്ചുംകൂടി ഗ്രാമീണമായിട്ടുള്ളതും യഥാർത്ഥമായ പറ്റു ജോലികൾ like എന്താ പറയാ കൊറച്ചുംകൂടി സാധാ ജോലികളാണ് ചെയ്തു കൊണ്ടിരുന്നെ പക്ഷേ ഞാൻ ആണെങ്കി ഇനി എന്താ ചെയ്യാൻ പോണേന്നു എനിക്ക് തന്നെ അറിയാൻ പാടില്ലാത്ത അവസ്ഥയിലായതുകൊണ്ടും ഇങ്ങനെ ആലോചിക്കുമ്പം ഈ കൃഷി ആയിട്ട് എന്ത് ബന്ധമാണ് ന്നു പറയാൻ എനിക്ക് അറിയില്ല അപ്പോ ശരിക്കും പറഞ്ഞാ അങ്ങനെ പല കണ എന്നുവച്ചാ എല്ലാരും തലമുറകൾ മാറി വരുമ്പോ പല പല രംഗങ്ങളിലോട്ട് പോയതുകൊണ്ട് തലമുറകളവരുടെ എന്താ പറയാ അവരുടെ പേര് ഊരും പേരും കൊണ്ട് നടക്കണംന്നില്ല അപ്പൊ അവര്ക്ക് എന്താണന്നു തോന്നണെ അത് ശരി എന്ന രീതിയിലാണ് പോണെ ഏർ ഈ ക ഒരു കഥ ഞാൻ പറയാം കാ കഥ തുടങ്ങുന്നത് എവിടെയെന്ന് വച്ചിട്ടുണ്ടെങ്കി അതിനുമുമ്പ് എനിക്കൊരു സംശയം ഉണ്ട് ഈ കഥ പറയുന്നയിന് മുന്നേ ആ ഒരു സംശയം ഏർ മനു മനുവിൻ്റെ വീട് എവിടെയാ

കാസര്‍ഗോഡ് കാ എൻ്റെ വീട് കണ്ണൂരാ

ഏർ ഏർ കാസർകോടിലെ ഒരു നദി പറയാവോ

അവസാനിക്കുന്ന അവിടെന്നെ ഒരു നടുക്കത്തൊരു ഭാഗുണ്ട് പിടികിട്ടാമ്മൂല അതറിയോ ആഹ് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇത് എൻ്റെ അമ്മായിയുടെ വീട് അവിടെയാ അവിടെ എനിക്ക് രണ്ട് ഏക്കർ സ്ഥലുണ്ട്

അവിടെയാണ് ഞങ്ങള് പണ്ട് ഇഞ്ചി ഇഞ്ചികൃഷി ചെയ്തോണ്ടിരുന്നെ

ആഹ് ഇഞ്ചി കൃഷി ചെയ്തുകൊണ്ടിരുന്ന അപ്പൊ ഞങ്ങക്ക് ഒരിട കഴിഞ്ഞപ്പത്തേക്കും ഞങ്ങൾ അവിടുത്തെ എന്താ പറയാ മണ്ണിൻ്റെ ആ മൂല്യം ന മൂല്യം നഷ്ടപ്പെട്ടു കാരണം ഇഞ്ചി കൃഷി ഇപ്പോ വിറ്റ് വിറ്റ് വിറ്റ് വിറ്റ് വിറ്റ് വിറ്റ് വിറ്റിട്ട് ഞങ്ങള് ഒരുമാതിരി എന്താ പറയാ ലംബോർഗിനി വരെ വാങ്ങിച്ചു ഇപ്പൊ അവസാനയാപ്പോത്തേക്കും ഇപ്പൊ ഞങ്ങക്കവിടാ ഇഞ്ചി നടത്താൻ വേണ്ടീട്ട് ഇപ്പൊ ഞങ്ങള അവിടെ strawberry യാണ് നടുന്നെ ഒരു kilo ത്തിനു നാൽപതു രൂപ അർജുന്‌ വേണോ ആഹ് ഞാൻ ആലോയിക്കാം വീട്ടിനടുത്തായ സ്ഥിതിക്ക് നമുക്കാലോയിക്കാ അത്

ഓഹ് അത് അത് സാരൂല ഇപ്പൊ ഞങ്ങക്ക് വരാന്നെ ഉള്ളു ആ എന്ന വന്നോ വന്നാ ഞാൻ പൈസക്ക് തരാം ഒരു kilo നാ ഏർ നൂറ്റമ്പത് രൂപ

ആഹ് അപ്പൊ കഥ തുക് കഥ ഇതാർന്നു മനുനെന്താ ഇതില് പറയാനുള്ളെ ആ എനിക്കിതെപോലെ ഒരു സുഹൃത്തുണ്ടായി കുഞ്ചുന്നായിരുന്നു അവൻ്റെ പേര് അവനിതെപോലെ ഇഞ്ചികൃഷിയൊക്കെയായിട്ടു നടന്നതാ അവൻ്റെ അവൻ്റെ അമ്മമ്മ കുഞ്ചിന്നു പറഞ്ഞ അമ്മമ്മ ഇങ്ങനെ ഇഞ്ചിക്കൃഷി set up ആയിരുന്നു അപ്പോ അവനിങ്ങനെ ആദ്യം ഇഞ്ചിക്കൃഷിഒക്കെ നടമ്പൊ പിന്നെ അതീന്നു സമ്പാദ്യം കുറവായതവൻ ഇഞ്ചിയിൽ നിന്നവൻ ഏർ വേറെ വേറെ technology ലേക്ക് മാറി എന്ന പറയമ്പ ഈ ഇ ഇഞ്ചി വിറ്റു നടന്ന കുഞ്ചു പിന്നെ mobile കടയിട്ടു പിന്നെ phone വിക്കലായി അവൻ്റെ പരിപാടി അതാണ് നമ്മടെ കാലത്തിൻ്റെ പോക്ക്ന്ന് പറയുന്നത് പിന്നെ നമ്മുടെ കേരളം ഇന്നനുഭവിക്കുന്ന മറ്റു രീതിയായി ഇപ്പ് new ഈ പുതിയ തലമുറാന്ന് പറഞ്ഞു കഴിഞ്ഞാ അവര് വളരെ കുറ്റങ്ങളെല്ലാം ചെയ്യുന്ന കൂട്ടത്തീ ഇപ്പൊ ഒര് എനിക്കൊരു കൂട്ടുകാരനുണ്ട് ഷിജാസ്ന്നാണ് അവൻ്റെ പേര് അവൻ വീടിൻ്റെടുത്ത് ഇങ്ങനെ പച്ചക്കറിയൊക്കെ നടവറുണ്ട് ഇങ്ങന കുറേ പച്ചക്കറി നടും അവൻ എല്ലാ ദിവസവും രാവിലെ വെള്ളൊക്കെ ഒഴിക്കും ഒരു ദിവസം നോക്കിയപ്പോ അവനെ police പിടിച്ചോണ്ടും പോയി പച്ചക്കറിടെ ഇടക്കവന് കഞ്ചാവായിരുന്നു

അത് പിന്നൊരു കുറ്റം അപ്പോ ഇങ്ങനെ പുതിയ തലമുറയുടെ ഒരു രീതി ആണ് ഈ നല്ല കാര്യങ്ങളെല്ലാം ചീത്ത രീതില് ഉപയോഗിക്കും

അവനാണെങ്കി അവനെ എനിക്കു അറിയാം ഈ കൂട്ടുകാരൻ്റെ news ഞാൻ പത്രത്തിൽ വായിച്ചാരുന്നു ഇവനാണ്

നമ്മൾ പഠിക്കുന്ന വിദ്യാലയത്തിലെ ആൾക്കാരായിട്ട് കൂട്ടുകൂടി ഇത്പോലത്തെ ചീത്ത വഴികളിലോട്ട് പോകുമ്പോത്തേക്കും അവസാനം അനുഭവിക്കേണ്ടി വരുന്നതവൻതന്നെ അപ്പൊ എനിക്കാലോചിക്കുമ്പത്തേക്കും ഈ വരുന്ന ഭാവി തലമുറയെല്ലാരും കൃഷി ചെയ്യാൻ പഠിക്കണംന്ന് പറഞ്ഞാലും ഇതുപോലത്തെ കൃഷി ചെയ്യാനാണെങ്കി ഒരിക്കലും പഠിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് എനിക്ക് വേറൊരു കഥ ഓർമ്മ വരുന്നുണ്ടീ സന്ദർഭത്തി

ആകാ കഥ പറയാൻ തുടങ്ങുന്നതിനു മുമ്പെനിക്ക് വേറൊരു question ചോയിക്കാനുണ്ട് ഇഞ്ചിക്കാണോ ഏറ്റവും കൂടുതൽ വില വെളുത്തുള്ളിക്കാണോ വില കൂടുതല് ഏർ വ് ഈ വെളുത്തുള്ളിക്കാണ് അപ്പൊ നമ്മുടെ ഉം ചന്തകളിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന ഏർ ഏതായിരിക്കും ഇഞ്ചിയായിരിക്കോ വെളുത്തുള്ളിയായിരിക്കോ ഏർ ഇഞ്ചിയാ ഇഞ്ചിയായിരിക്കും മിക്കവാറും

ആഹ് ആഹ് ഉണ്ട നിനക്കൊരു ഒന്നും അറിയില്ലെന്ന് എനിക്ക് ഇതിൽന്നു മനസിലായി പിന്നെ ഞാൻ വേറൊരു കഥ പറയാൻ വന്നത്ന്നു വെച്ചിട്ടുണ്ടങ്കി ഒരു ദിവസ ഒരാള് ഒരു kilo വെളുത്തുള്ളി വാങ്ങി അയാളതുകൊണ്ടോയി അയാളുടെ ആഹ് തോട്ടത്തി നട്ടു നട്ടു ഒരു ആഴ്ച കഴിഞ്ഞപ്പോത്തേക്കും ഒന്നുണ്ടായില്ല അപ്പയാൾക്ക് ദേഷ്യം കേറി അയാള് രണ്ടാഴ്ച പിന്നെ ആ വഴിക്ക് വന്നിട്ടില്ല നാലാമത്തെ ആഴ്ച അയാള് വരുമ്പൊ അവിടെ കാണുന്നതെന്താന്ന് അറിയോ

എന്തായിരിക്കും

ഓ കഥയെനിക്കാണല്ലോ അറിയാവുന്ന അപ്പൊ ഞാൻ തന്നെ പറയട്ടെ

താങ്കള് തന്നെ പറയു താങ്കൾക്കല്ലേ കഥ അറിയാവുന്നെ അത് ശരിയാ നിനിക്കല്ലല്ലൊ കഥ അറിയാവുന്നെ പുള്ളിയുടെ ആഗ്രഹം എന്താന്ന് വച്ചിട്ടുണ്ടെങ്കി പുള്ളി വെളുത്തുള്ളിയുടെ ഇടയില് തണ്ണിമത്തൻ മറന്നു അഹ് എന്തിനാന്നു വെച്ചിട്ടുണ്ടെങ്കി വെളുത്തുള്ളി പൊങ്ങി പൊങ്ങി വരുമ്പൊത്തേക്കും വെളുത്തുള്ളി തിന്ന് gas ആകുമ്പൊ തണ്ണിർമത്തൻ juice കുടിക്കാലോ അപ്പൊ ഇങ്ങനെയൊക്കെ ഓരോരോ tech ഏർ എന്താ ഭാവി തലമുറയുടെ idea കാണുമ്പൊ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു അർജുന് കാണുമ്പൊ മനുവിനയില് സന്തോഷം തോന്നാറുണ്ടോ ആ എനിക്കും വളരെ സന്തോഷം തോന്നുന്നു കാരണം നമ്മുടെ നാട് വികസിക്കുകയാണ് അതിനനുസരിച്ച് നമ്മളാൾക്കാരുടെ ചിന്താ രീതിയും വികസിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷെ ഇങ്ങനെ വികസിക്കുന്നതോടെ അവര് പുതിയപുതിയ മേഖലയിലേക്ക് കുടിയേറുന്നതോടെ നമ്മടെ കൃഷിയെന്നത് ഒറ്റപ്പെട്ട് ഇല്ലാണ്ടാവും അങ്ങനെ ഇല്ലാണ്ടാവാണെങ്കിൽ ആൾക്കാർക്ക് കഴിക്കാൻ ഭക്ഷണമില്ലാണ്ടാവും അതെല്ലാം നമ്മുടെ നാട് നേരിടുന്നൊരു വലിയൊരു പ്രശ്നമാണ് ഇപ്പൊ നമ്മുടെ നമ്മക്ക് നമ്മക്ക് നമ്മുടെ ആൾക്കാർക്ക് ഭക്ഷണത്തിന്റെ വന്ന main ആയിട്ടുള്ളൊരു വഴിന്ന് പറഞ്ഞ ration കടകളാണ് ആ ration കടയിൽ പോലും അരി അരിയില്ലാണ്ടാവുന്നൊരു

അരിയുടെ ബുദ്ധിമുട്ടുണ്ടാകണോന്നുണ്ടെങ്കിൽ ആദ്യം അരിയില്ലാതിരിക്കണം അരിയില്ലാതാവണോന്നുണ്ടെങ്കിൽ അരിക്ക് ബുദ്ധിമുട്ടു ഇല്ല രണ്ടും വരണോന്നുണ്ടെങ്കി നമുക്കെന്തെങ്കിലൊക്കെ തോന്നണല്ലോ ആ തോന്നാലെങ്ങനെയാ ഉണ്ടാവണേ മനു പറ അത് തോന്നൽന്നാണെങ്കി നമുക്ക് തോന്നണം ആദ്യം അങ്കിലേ തോന്നുന്നുണ്ടാവുള്ളൂ അതാ എനിക്ക് ഇതിൽനിന്നു മനസിലായിക്ക്ന്ന് ഇനി താങ്കൾക്കെന്താ ഇതിന്ന് മനസിലായിരിക്കുന്നെ എനിക്ക് മനസിലാവാത്തത് കൊണ്ടാണല്ലോ താങ്കളുടെ അടുത്ത് ഞാൻ ചോയിച്ചേ

ഒടുക്കത്തെ ബന്ധാ തോന്നിയെക്കണ് ഓണത്തിന് ഞാന് ഏർ ഓണത്തിനെനിക്ക് കഴിഞ്ഞമാസം കിട്ടിയത് ഒരു kilo ആട്ടപ്പൊടിയും ഏർ രണ്ട് ചാക്കരിയും പിന്നെ മണ്ണെണ്ണയും പിന്നെക്കുറച്ച് ശർക്കരെ പിന്നാ ഉപ്പേരീം കിട്ടീനാർന്നു ഇത് കാണുമ്പൊ നമ്മള് തമ്മിൽ നല്ലൊരു ബന്ധമുണ്ടാക്കാനാണോ government ഉം സർക്കാരും പിന്നെ ration കടയും ശ്രമിക്കുന്നത് എനിക്ക് കാണാനുണ്ട് കാരണം എനിക്ക് അത്ര ഇഷ്ടോന്നും അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് എനിക്ക് ശർക്കരവരട്ടിയും ഈ എന്താ പറ തേങ്ങാ ഉപ്പേരിയും എനിക്ക് വലിയ ഇഷ്ടല്ലാത്തതു കൊണ്ട് ഇവര് എൻ്റെടുത്ത് നല്ല ബന്ധമുണ്ടാക്കാൻ ഇതൊക്കെ തന്നു നോക്കീട്ട് കാര്യമില്ല നല്ല ബന്ധമുണ്ടാക്കാൻ നോക്കുന്നുണ്ടെങ്കി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം ഇത് പോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണെങ്കി എന്ത് വേണം നല്ല നല്ല ജനങ്ങൾ വേണം എനിക്ക് തോന്നുന്നില്ല മനു നല്ല ജനമാണെന്നു മനുവിന് നല്ല ജനമാണെന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റൊ ഉം നല്ല ജനം ആണെന്ന് നമുക്ക് പറയാൻ നമ്മുടെ സർക്കാർ തന്നെ ആയിരിക്കും ഇതിനെല്ലാം പ്രശ്നമായിട്ടാ എനിക്ക് തോന്നിയിരിക്കുന്നത്

നമുക്ക് നല്ലോണം കൃഷിയും മുന്നോട്ട് പോവാൻ കൊണ്ടുപോകാൻ പറ്റുന്ന നമ്മ അത് കൊണ്ടൊവുക നമ്മളെ പോലെ തന്നെ ചിന്തിക്കുന്ന മറ്റു യുവാക്കള്‍ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്നാണ് എനിക്ക് പറയാനുള്ളെ എനിക്ക് തോന്നുന്നു മനു ഒരു Sigma male ആണെന്നാ ആഹ് അതെയതെ ഞാനൊരു ഏർ ഇ പച്ചക്കറികളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എൻ്റെ വീട്ടില് എൻ്റെ room ല് വരെ ഒരു കൃഷിയുണ്ട് ഞാൻ ഏർ കിടന്നുറങ്ങുമ്പ ഞാൻ ഈ പടവലങ്ങാനെ കണ്ടിട്ടെ ഞാൻ കിടക്കാറുള്ളു ഒരിക്കലും എനിക്ക് ഉറക്കം വരാറില്ല താങ്കൾക്ക് ഇങ്ങനെ എന്തേലും അനുഭവമുണ്ടോ എനിക്കീ പടവലങ്ങ കണ്ടുറങ്ങുണ സ്വഭാവം ഇല്ല കാരണം ഞാൻ ഒരു ആണായതുകൊണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടും എനിക്ക് സ്വഭാവം മാത്ര ഉള്ളൂ ഈ ഇ ഇത് മുറിയിലൊക്കെ കൃഷിചെയ്യുമ്പോ താങ്കൾക്ക് ചവറുകൾ വീഴുലെ അതാരാ അടിച്ചു കളയുന്നെ ഏർ എൻ്റെ മുറി terrace ലാണ് ഞാൻ terrace ലാണ് കിടക്കുന്നെ ഞാൻ sheet വലിച്ചുകെട്ടിയാണ് ഞാൻ കിടന്നുറങ്ങുവ എനിക്ക് പച്ചക്കറി ഇല്ലാണ്ട് സാ കിടക്കാൻ പറ്റത്തില്ല അതാണ് എൻ്റെ പ്രശ്നം എനിക്കതിൻ്റെ ഒരു smell ഉം എനിക്ക് അയിൻ്റെ ട്ര അടുത്ത് കിടക്കണം അത് അൻ്റെ ഒരു എൻ്റെ ഒരു ശീലമായിപ്പോയി അതുകാരണമാണ് carrot വഴുതനയാണോ മനുവിനു ഏറ്റവും ഇഷ്ടം കാ carrot വളരൊന്നില്ല ഇല്ല പക്ഷെ carrot നമ്മടെ terrace ന് മുളപ്പിക്കാൻ പറ്റില്ല മണ്ണിനടിയിൽ ഉണ്ടാവുണയല്ലേ താങ്കൾക്ക് അത് അറിയില്ലായിരുന്നോ ഏ ഇല്ല മനുവിന് ഏറ്റവും ഇഷ്ടം ഏതാന്ന് എനിക്കറിയില്ലായിരുന്നു

അത് നല്ലതാണ് പിന്ന അങ്ങനെയുള്ള ഏർ പച്ചക്കറിയെല്ലാം നല്ലതാണ് താങ്കളുടെ ഇഷ്ട പച്ചക്കറിയേതാ ഉം എനിക്ക് എനിക്കിഷ്ടം എനിക്കും എല്ലാ ഏത് പച്ചക്കറി കിട്ടിയാലും എനിക്കങ്ങനെ ഇഷ്ട്ടന്നും ഇല്ല അങ്ങനെ ആരെക്കിട്ടിയാലും തിന്നും ഏർ എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല അതുകൊണ്ടെന്നെ ഞാനാലോചിക്കുന്നത് ഇന്ന് വന്നമായിരി news യുവതലമുറ ഏറ്റവും കൂടുതല് വഴുതനങ്ങയും carrot ഉ ആണ് തിന്നുന്നത് വന്നെ

ഹും ഗോവക്ക പ പറയു മനു മനു പറയു

ഉം ഏർ നമ്മുടെ നാട്ടിലെല്ലാവരും കോവക്കയായിരിക്കും ഇഷ്ടപ്പെട്ടുന്നത് പക്ഷെ വളർന്നു വരുമ്പോ നമ്മുക്കതൊരു വളർന്നു വരുന്ന സമയത്തൊരു ഇതുണ്ടാവുഅല്ലോ ആ സമയം വരെ ഇഷ്ടം ഏർ പെട്ടില്ലെങ്കി നമുക്കിങ്ങനെ വേറെ വല്ലതും തീരുമാനിക്കാലോ ഞാൻ ആലോചിക്കുമ്പോ വഴുതിനങ്ങയും കോവക്കയും അല്ല നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം കർഷകസ്ത്രീകളില്ല

പിന്നെ അവര് കൂടുതലിങ്ങനെ ഈ food crops എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിൽ നിന്നവര് cash crops എന്ന ഒരു പറഞ്ഞ വിഭാഗത്തിലേക്ക് പോവയാണ് ഈ food crops എന്ന് പറഞ്ഞ വിഭാഗം നമ്മക്ക് ഏർ ജ് ജീവിക്കാൻ നമ്മടെ നമ്മടെ ജീവൻ നിലനിർത്താൻ ആഹ് ആവശ്യമുള്ള ചില ഏർ ഭക്ഷണങ്ങൾ അതില് പെ പെടുന്ന ഈ അരി ഗോതമ്പ് അങ്ങനെയുള്ള പച്ചക്കറികളെല്ലാം അതിൽപ്പെടുന്നതാ ഈ cash crops ന്ന് പറഞ്ഞ വിഭാഗംന്ന് പറയണത് മറ്റൊരു വിഭാഗാ എന്ന് പറയുമ്പോ ഏർ പൈസ ഏർ സമ്പാദിക്കാൻ ഏർ വളരെ നല്ലൊരു തീരുമാനമായിട്ടാണ് cash crops കാണുന്നെ ഈ ബദാം അണ്ടിപ്പരിപ്പ് അങ്ങനെയുള്ള സാനളിലാണ് cash crops ഞാൻ പറയുന്ന പണ്ടത്തെ സ്ത്രീകള് ഏർ ഉം ഏർ പണ്ട് സ്ത്രീകളുണ്ടായിരുന്നപ്പോ അവിടെ വായിനോക്കിയിരിക്കാൻ കൊറേ അമ്മാവന്മാർ ഉണ്ടാവാർന്നു കൃഷിക്ക് പക്ഷെ ഇപ്പാ വായിനോക്കി നിക്കാൻ പോലും അമ്മാവന്മാരില്ല എന്തുകൊണ്ട് അത് അത് അത് താങ്കളുടെ ചോദ്യം clear അല്ല താങ്കളിപ്പൊ ചോദിച്ചത് സ്ത്രീകളില്ല ഇല്ലാത്ത ആണോ അല്ലെങ്കി അമ്മാവന്മാരില്ലാത്തതാണോ പ്രശ്നം ഇവിടത്തെ ഏർ രണ്ടുപേരില്ലാത്ത പ്രശ്നല്ലേന്ന് ആ സ്ത്രീകളുണ്ടെങ്കി സ്ത്രീകളെ കാണിക്കാൻ വേണ്ടി അമ്മാവന്മാർ അവരുടെ കൂടെ പണിയെടുക്കുമായിരുന്നു പക്ഷെ ഇവിടെ അമ്മാവന്മാരും ഇല്ല സ്ത്രീകളും ഇല്ല അപ്പൊ സ്ത്രീകളുണ്ടെങ്കി അമ്മാവന്മാരുണ്ടാകും അമ്മാവന്മാരുണ്ടെങ്കി സ്ത്രീകളുണ്ടാകും അപ്പൊ ശരിക്കും ആരാണ് ഈ പ തൊഴിലിനു വരേണ്ടത് സ്ത്രീകളാണോ അമ്മാവന്മാരാണോ

അതാണ് main പ്രശ്നം അപ്പൊ സ്ത്രീകൾ പോകുന്നു അമ്മാവന്മാര് ഒഴ് ഒഴിവാകുന്നു അതാണിപ്പൊ എല്ലാവരും കൂടി ഒക്കെ ഒഴിവാകുന്നു അതാ നമ്മുടെ നാടിപ്പൊ നേരിടുന്ന പ്രശ്നം ഓഹ് എനിക്കപ്പോ തോന്നുന്ന് ഏറ്റവും വലിയ പ്രശ്നം ഇവിടിപ്പൊ പെണ്ണ് കിട്ടാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം

ഞാൻ പറയുന്നത് ഞാനിവിടെ ഇറക്കിയാലോ കുറച്ച് പെണ്ണുങ്ങളെ ആഹ് അത് ഏർ ഈ ഈ ഇങ്ങനെ ആഹ് വളരെ നല്ലതാ ഈ out sourcing ന്ന് പറയണത് ഉള്ളതിന് നല്ലൊരു ഇതാണ് പുറം നാടുകളിൽ നിന്ന് പണിക്കരെയെല്ലാം നാട്ടിലേക്ക് കൊണ്ട് വര പക്ഷെ അതെല്ലാം നമ്മളെ നാടിനു ഒരു മാനക്കേടായിട്ടാ കാണുന്ന് നമ്മ കാണേണ്ടത് കാരണം നമ്മടെ നാട് കഴിവുള്ളപ്പോൾ നമ്മളെന്തിനാണ് പുറത്തു നിന്ന് കാനഡയിൽ നിന്നൊക്കെ കൊണ്ട് വരുന്നത് കാനഡയിൽ നിന്നുള്ള പണിക്കാരെ ഒന്നും നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല അതാണ് ഇതിൻ്റെ main പ്രശ്നം ആഹ് അതാണ് പണ്ട് school സാദാ school ൽ പഠിക്കുമ്പോ എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നു BTech ൽ ഫ first ആർന്നു ആഹ് ഓൻ UKG വച്ചിട്ടെടുത്ത് ഒരു കാര്യം പറഞ്ഞാർന്നു

അത് അത് എല്ലാം നമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പ്രശ്നമാണ്

ഉറുമ്പിൻ juice കുടിക്കാറുണ്ട് എല്ലാ ദിവസവും കൺ മറ്റേ കണ്ണിചോര കൂടാൻ വേണ്ടി പിന്നെ ഓർമശക്തി കൂടാൻ കണ്ണിൻ്റെ power കൂടാൻ വേണ്ടി ഞാൻ ഒരൂസം എന്താ പറയാ കൊറേ പ്രാവ ഒരൂസം നമ്മള് ഏറ്റവും കൂടുതൽ തിന്നേണ്ട ഭക്ഷണം ഏതാന്നറിയോ മനുവിന്

നല്ല food കളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ തിന്നേണ്ടെ

ഏർ നല്ല food കള് ന്നു പറഞ്ഞു കഴിഞ്ഞ് ഞ്ഞാ നല്ല food കളാണ്

ആ അതെയതെ വളരെ നല്ല food ആണ് അത് പറയുമ്പൊ നല്ല food ആയിരിക്കും ഇത് അയിലും ന നല്ല food അപ്പൊ നല്ല ഭക്ഷണം കഴിക്കാൻ നല്ല നല്ല ഭക്ഷണം തിരഞ്ഞെടുക്കണം നല്ല ഭക്ഷണം തിരഞ്ഞെടുക്കാൻ പറ്റും നമ്മക്ക് നല്ല ഭക്ഷണം തിരഞ്ഞെടുക്കാണമെന്ന് നല്ല ഭക്ഷണം നോക്കണം എങ്കിലേ നല്ല ഭക്ഷണം കിട്ടുള്ളു ആഹ് അപ്പോഴല്ലേ നല്ല ഭക്ഷണം കിട്ടുള്ളു നല്ല ഭക്ഷണം നോക്കി തുടങ്ങി നോക്കി തുടങ്ങിയതാരാന്ന് അറിയാമോ

അതെ അത് അത് തന്നെയാണ് ഇവിടത്തെ main point എന്ന് പറയുന്നത് നല്ല ഭക്ഷണം നോക്കിത്തുടങ്ങണം നല്ല ഭക്ഷണം നോക്കി തിന്നാൻ തുടങ്ങിയത് കൊണ്ടാണല്ലോ നമ്മ നല്ല ഭക്ഷണം നോക്കി കിട്ടിയത് അതെ നല്ല ഭക്ഷണം കഴിച്ച നല്ല ബുദ്ധി കിട്ടും അങ്ങനെയാണ് പറയാറു ഇല്ല നല്ല ഭക്ഷണം കഴിച്ച നല്ല പോലെ വയറ്റിന്നു പോവുന്ന പറയാറൂളേ

ഏത്തപ്പഴാണോ സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെ ഓ ആഹ് ഏത്തപ്പഴം വളരെ average ആയിട്ടുള്ളൊരു പഴം തന്നെയാണെന്ന് പറയാനായുള്ള എനിക്ക്

അത് average ആയിട്ട് കാണ് കാണാൻ എനിക്ക് പറ്റത്തില്ല മനുവിനെ ഉം മനുവിന് ചെറുപഴമാണോ ഏത്തപ്പഴമാണോ ഇഷ്ടം ഏർ ഏർ ചെറു എനിക്ക് രണ്ടു പഴവും ഇഷ്ടാണ് എനിക്ക് പക്ഷെ ഞാൻ പഴം അങ്ങന അധികം കഴിക്കാറില്ല പഴ ഇഷ്ട മാത്രം പഴ അധികം കഴിക്കാറില്ല ഞാ ഞാൻ പഴം കഴിക്കാറില്ല മനു അന്നേരം daily കാണുന്ന പഴം ഇതാ

പിന്നെന്താ കോവക്കയാണോ കാണല്

അതെ കോവക്കക്ക് കോവക്ക കൊണ്ടൊരു നല്ലൊരു പച്ചക്കറി തന്നെയാണ് അത്യാവശ്യം ഏഹ്ഹ് ഏറ്റവും കൂടുതൽ വില കാണണ്ടത് കോവക്കാ

കോവക്ക എന്ത് demand ആ കോവക്ക കിട്ടാനുണ്ടോ അതെ കോവക്ക വളരെ rare ആണ് കോവക്കക്ക് പിന്നെ കള color ഒന്നും പ്രശ്നമില്ല

ഏത്തപ്പഴൊന്നും ഒന്നു അല്ല ഗോവക്കെയാണ് ശരിക്കും സാനം ഗോവക്കയാണ് main ഈ പച്ചക്കറിന്ന highlight നമ്മുടെ കേരളം നമ്മ മുന്നേറുന്നെ ഗോവക്ക കാരണം മാത്രമാണ്

ഞാനങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഷിജാസ് താങ്കളുടെ കൂട്ടുകാരൻ ഷിജാസ് ഒരു ദിവസം

ഒരു ഗോവക്കയെ വേറൊരു കോവക്കയായിട്ട് compare എയ്യാൻ എന്നു വച്ചാ ഇങ്ങനെ ഒത്തു നോക്കുന്ന ഞാൻ കണ്ടു

എന്താണ് താങ്കൾ പറി ഏർ എൻ്റെ മനസിലുദിച്ചത് അന്ന് അന്നെനിക്ക് ഓർമയുണ്ടാർന്നു പക്ഷെ ഇന്ന് ഓർമയില്ല ഇതൊക്കെ എന്ത്കൊണ്ടാന്നറിയാവോ നല്ല food ഏയ് നല്ല ഭക്ഷണം കഴിക്കാത്ത കൊണ്ടാ അതെ പൊ അത് ഞാനാദ്യമേ പറഞ്ഞപോലെത്തന്നെ നല്ല ഭക്ഷണം കഴിക്കാൻ നല്ല ഭക്ഷണം തിരഞ്ഞെടുക്കണം അതാണ് പ്രശ്നം ഇവിടത്തെ നല്ലത് നല്ല ഭക്ഷണം കഴിച്ചാ നല്ല ബുദ്ധിയും കിട്ടും നാല്ലോണം വയറ്റീന്നും പോവും താങ്കള് പറഞ്ഞപോലെതന്നെ അതുകൊണ്ട് ഞാൻ ഒരു kilo ആഹ് ആമസോണിന്നും ഏർ വാങ്ങിക്കാൻ നോക്കീട്ട് ഇതുവരെയായിട്ടും സാധിച്ചിട്ടില്ല എന്തുകൊണ്ടാ ഏർ അത് നമ്മുടെ ആമസോണല്ല ആമസോൺ പോലത്തെ company കളെല്ലാം technologically ആണ് നോക്കുന്ന് നമ്മൾ agriculture നൊക്കെ പ്രാധാന്യം നൽകുന്നില്ല ആഹ് അതെനിക്കും തോന്നി ഇവരെന്ത കൊണ്ടാ പ്രധാന്യം നൽകാത്തത്ന്ന് അറിയോ ഇല്ല ആഹ് ആമസോണും പഴക്കടാന്ന് പറഞ്ഞൊരു പുതിയ app ഉണ്ട് ആമസോൺ പഴക്കട play store ൽ ഉണ്ട് താങ്കൾക്കത് ലഭിച്ച പഴക്കടയാ ആമസോണിൻ്റെത് പഴം അതിൽ നിന്ന് വാങ്ങാ ഞാനതിന്ന് രണ്ട് കോവക്ക order എയ്തായിരുന്നു

ഏർ അതിന്ന് പഴ പഴങ്ങൾ മാത്രമല്ല നമുക്ക് കോവക്കയും കിട്ടും പക്ഷെ അതിലേറ്റവും ഭയങ്കര വിലയാ